എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമസ്ക്കാരം
നിങ്ങൾക്കെല്ലാവർക്കും മൻ കി ബാത്ത് ലേയ്ക്ക് ഒരിക്കൽക്കൂടി സ്വാഗതം
ഇപ്രാവശ്യത്തെ മൻ കി ബാത്ത്ന്റെ ഈ അദ്ധ്യായം രണ്ടാം ശതകത്തിന്റെ പ്രാരംഭമാണ്
കഴിഞ്ഞമാസം നാമെല്ലാവരും ഇതിന്റെ വിശേഷാൽ ശതകം ആഘോഷിച്ചു
നിങ്ങളുടെ എല്ലാം പങ്കാളിത്തമാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ശക്തി
നൂറാം എപ്പിസോഡിന്റെ പ്രക്ഷേപണസമയത്ത് ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യമാകെ ഒരു ചരടിൽ കോർക്കപ്പെട്ടിരുന്നു
നമ്മുടെ ശുചീകരണത്തൊഴിലാളികളായ സഹോദരീസഹോദരന്മാരാകട്ടെ മറ്റു വിഭിന്നവിഭാഗങ്ങളിലെ ശ്രേഷ്ഠന്മാരാകട്ടെ മൻ കി ബാത്ത് എല്ലാവരേയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്
മൻ കി ബാത്ത്നോട് നിങ്ങളെല്ലാം കാണിച്ച ആത്മബന്ധവും സ്നേഹവും അഭൂതപൂർവ്വമാണ് വികാരഭരിതമാക്കുന്നതാണ്
മൻ കി ബാത്തിന്റെ പ്രക്ഷേപണം നടന്നപ്പോൾ ലോകത്തിലെ നാനാരാജ്യങ്ങളിലും വിഭിന്ന ടൈം ജോണ് ആയിരുന്നു
ചിലയിടങ്ങളിൽ സായാഹ്നം ചിലയിടങ്ങളിൽ രാത്രി വളരെ വൈകിയും 100ാം അദ്ധ്യായം കേൾക്കാനായി അസംഖ്യം ആളുകൾ സമയം കണ്ടെത്തി
ആയിരക്കണക്കിനു മൈൽ ദൂരെയുള്ള ന്യൂസിലാൻഡിലെ ഒരു വീഡിയോ ഞാൻ കണ്ടു
അതിൽ 100 വയസ്സായ ഒരമ്മ ആശീർവാദം അർപ്പിക്കുകയായിരുന്നു
മൻ കി ബാത്തിനെക്കുറിച്ച് ദേശവിദേശങ്ങളിലെ ആളുകൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി
അനേകമാളുകൾ നിർമ്മാണപരമായ വിശകലനവും നടത്തുകയുണ്ടായി
മൻ കി ബാത്തിൽ നാടിന്റെയും നാട്ടുകാരുടെയും നേട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടത്തുന്നത് എന്നതിനെ ആളുകൾ അഭിനന്ദിച്ചു
ഈ അഭിനന്ദനത്തിനും ആശീർവാദങ്ങൾക്കും എല്ലാം ഒരിക്കൽക്കൂടി ഞാൻ നിങ്ങളെ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ കഴിഞ്ഞ ദിവസങ്ങളിൽ മൻ കി ബാത്തിൽ നാം കാശീതമിഴ് സംഗമത്തെക്കുറിച്ചും സൌരാഷ്ട്രതമിഴ് സംഗമത്തെക്കുറിച്ചും സംസാരിച്ചു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പാണ് വാരാണസിയിൽ കാശീതെലുങ്ക് സംഗമം നടന്നത്
ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന സങ്കല്പത്തിന് ശക്തിയേകുന്ന മറ്റൊരു ഉദ്യമംകൂടി രാജ്യത്തു നടന്നു
ആ ഉദ്യമമാണ് യുവസംഗമം
ഈ ഉദ്യമത്തെക്കുറിച്ച് വിസ്തരിച്ച് ഈ ശ്രേഷ്ഠമായ ഉദ്യമത്തിലേർപ്പെട്ടിരിക്കുന്നവരോടുതന്നെ ചോദിക്കാമെന്നു ഞാൻ കരുതി
എന്നോടൊപ്പം ഇപ്പോൾ ഫോണിൽ രണ്ടു ചെറുപ്പക്കാർ ചേർന്നിട്ടുണ്ട്
ഒരാൾ അരുണാചൽ പ്രദേശിലെ ഗ്യാമർന്യോകുംജി
മറ്റേയാൾ ബീഹാറിന്റെ പുത്രി വിശാഖാ സിംഹ്ജി
വരൂ ആദ്യം നമുക്ക് ഗ്യാമർന്യോകുമായി സംസാരിക്കാം
ഗ്യാമർജി നമസ്ക്കാരം
നമസ്ക്കാരം മോദിജി
ഗ്യാമർജി ആദ്യം ഞാൻ താങ്കളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു
മോദിജി താങ്കൾ താങ്കളുടെ വിലപ്പെട്ട സമയം എന്നോട്
സംസാരിക്കാൻ കണ്ടെത്തിയതിന് ആദ്യം തന്നെ ഞാൻ താങ്കളോടും കേന്ദ്ര ഗവണ്മെന്റിനോടുമുള്ള എന്റെ കടപ്പാട് അറിയിക്കട്ടെ
അരുണാചൽപ്രദേശിലെ നേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആദ്യ വർഷ വിദ്യാർത്ഥിയാണ് ഞാൻ
വീട്ടിൽ അച്ഛനും മറ്റും എന്തുചെയ്യുന്നു
എന്റെ അച്ഛൻ ചില്ലറ വ്യാപാരങ്ങളും കുറച്ച് കൃഷികാര്യങ്ങളുമായി കഴിയുന്നു
യുവസംഗമത്തെപ്പറ്റി താങ്കൾ എങ്ങിനെയറിഞ്ഞു യുവ
സംഗമത്തിന് എവിടെപ്പോയി എങ്ങിനെ പോയി എങ്ങനുണ്ടായിരുന്നു
മോദിജീ യുവസംഗമത്തിന് ഞങ്ങളുടെ സ്ഥാപനം NITയിൽ
നിന്നാണ് എനിയ്ക്ക് ഇതിൽ പങ്കെടുക്കാനാകുമെന്ന് പറഞ്ഞത്
തുടർന്ന് ഞാൻ ഇന്റർനെറ്റിൽ അന്വേഷിച്ചു
ഇത് നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി
ഇതിലൂടെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം ദർശനത്തിലും പങ്കാളിയാകാൻ സാധിയ്ക്കും
എനിക്ക് കുറച്ചു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുമല്ലോ
താമസിയാതെ ഞാൻ വെബ് സൈറ്റിൽ പോയി എൻറോൾ ചെയ്തു
എന്റെ അനുഭവം വളരെ രസാവഹമായിരുന്നു
വളരെ നല്ലതായിരുന്നു
എന്തെങ്കിലും സെലക്ട് ചെയ്യേണ്ടിവന്നോ
വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അരുണാചൽപ്രദേശിൽ
ഉള്ളവർക്ക് രണ്ട് ഐറ്റ് ഉണ്ടായിരുന്നു
ആദ്യത്തേത് ആന്ധ്രാപദേശിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി തിരുപ്പതി ആയിരുന്നു
രണ്ടാമത്തേത് സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാനായിരുന്നു
ഞാൻ ഫർസ്റ്റ് പ്രഫറൻക് നൽകിയത് രാജസ്ഥാനായിരുന്നു
സെക്കൻഡ് പ്രഫറൻസ് ഐറ്റ് തിരുപ്പതിയ്ക്കും നൽകി
അപ്പോൾ എന്നെ രാജസ്ഥാനിലേയ്ക്ക് സെലക്ട് ചെയ്തു
അങ്ങനെ ഞാൻ രാജസ്ഥാനിൽ പോയി
താങ്കളുടെ രാജസ്ഥാൻ യാത്ര എങ്ങിനെയുണ്ടായിരുന്നു ആദ്യ തവണയല്ലേ രാജസ്ഥാനിൽ പോയത്
അതേ ഞാൻ ആദ്യമായിട്ടാണ് അരുണാചലിൽ നിന്ന് പുറത്തു പോയത്
ഞാൻ രാജസ്ഥാനിലെ കോട്ടയും മറ്റും സിനിമയിലും ഫോണിലുമേ കണ്ടിട്ടുള്ളൂ
ഞാൻ ആദ്യതവണ പോയപ്പോൾ എന്റെ അനുഭവം വളരെ നല്ലതായിരുന്നു
അവിടുത്തെ ആളുകൾ വളരെ നല്ലവരാണ്
ഞങ്ങളോടുള്ള പെരുമാറ്റം ഏറെ നല്ലതായിരുന്നു
ഞങ്ങൾക്ക് അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു
രാജസ്ഥാനിലെ വലിയ തടാകങ്ങൾ കണ്ടു
അവിടുത്തെ ആളുകൾ നടത്തുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ഇതെല്ലാം പുതിയ അറിവായിരുന്നു
ഇതെനിക്ക് ഒട്ടും അറിയാത്ത കാര്യമായിരുന്നു
രാജസ്ഥാൻ സന്ദർശനം എനിക്ക് വളരെ നല്ല അനുഭവമായിരുന്നു
നോക്കൂ താങ്കൾക്ക് ഏറ്റവും വലിയ പ്രയോജനമുണ്ടായത് ഇതാണ്
എന്തെന്നാൽ അരുണാചൽ വീരന്മാരുടെ ഭൂമിയാണ് രാജസ്ഥാനും
വീരന്മാരുടെ ഭൂമിയാണ്
രാജസ്ഥാനിൽ നിന്ന് സൈന്യത്തിലും അനേകംപേർ ചേർന്നിട്ടുണ്ട്
അരുണാചലിന്റെ അതിർത്തിയിൽ രാജസ്ഥാനിലെ സൈനികരെ കാണുമ്പോൾ രാജസ്ഥാനിൽ പോയ കാര്യം താങ്കൾ അവരോട് പറയും
അപ്പോൾ അവരോടുള്ള താങ്ക
ളുടെ അടുപ്പം കുറച്ചുകൂടി വർദ്ധിക്കും
ശരി പല സമാനതകളും താങ്കളുടെ ശ്രദ്ധയിൽപെട്ടിട്ടുണ്ടാവും
അരുണാചലിലും ഇങ്ങനെ
യാണല്ലോ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടാകും
മോദിജി എന്റെ ശ്രദ്ധയിൽപെട്ട ഒരു സമാനത ദേശപ്രേമമാണ്
ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടും തോന്നലും ഞാൻ
അവിടെ കണ്ടു
അരുണാചലിലെ ആളുകളും ഭാരതീയരായതിൽ സ്വയം അഭിമാനിക്കുന്നവരാണ്
രാജസ്ഥാനിലെ ആളുകളും പ്രത്യേ
കിച്ച് യുവതലമുറ ജന്മനാടിനെയോർത്ത് അഭിമാനിക്കുന്നവരാണ്
ഇതെനിയ്ക്ക് ശരിക്കും അനുഭവപ്പെട്ട കാര്യമാണ്
ഞാൻ അവിടെ
അനേകം യുവാക്കളുമായി ഇന്ററാക്ട് ചെയ്യുകയും സംസാരിക്കുകയും
ഭാരതത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം
അതായത് തികഞ്ഞ ദേശസ്നേഹം രണ്ട് സംസ്ഥാനങ്ങളിലും
ഒരുപോലെ കണ്ട സമാനതയാണ്
ഇപ്പോഴും അവിടുത്തെ കൂട്ടുകാരുമായുള്ള അടുപ്പം തുടരുന്നുണ്ടോ അതോ നാട്ടിൽ വന്നപ്പോൾ അവരെ മറന്നോ
ഞങ്ങൾ പരിചയം തുടരുന്നുണ്ട്
താങ്കൾ സോഷ്യൽ മീഡിയ യിൽ ആക്ടീവ് ആണോ
അതേ ഞാൻ ആക്ടീവ് ആണ്
എന്നാൽ താങ്കൾ ബ്ലോഗ് എഴുതണം
താങ്കളുടെ യുവസംഗമത്തിന്റെ അനുഭവം എന്തായിരുന്നു അതിൽ എങ്ങിനെ എൻറോൾ ചെയ്തു രാജസ്ഥാനിലെ അനുഭവം എങ്ങിനെയായിരുന്നു
എഴുതണം
അപ്പോൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ മഹത്വം എന്താണെന്നും ഈ പദ്ധതി എന്താണെന്നും നാടെങ്ങുമുള്ള യുവാക്കൾക്ക് മനസ്സിലാകും
യുവാക്കൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും എഴുതണം
താങ്കളുടെ മുഴുവൻ അനുഭവങ്ങളും അടങ്ങുന്ന ബ്ലോഗ് തയ്യാറാക്കണം
അപ്പോൾ അനേകംപേർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും
ഗ്യാമർജീ താങ്കളോട് സംസാരിച്ചപ്പോൾ വളരെ നന്നായി തോന്നി
നിങ്ങൾ യുവാക്കൾ ദേശത്തിനുവേണ്ടി ദേശത്തിന്റെ ഉജ്ജ്വലമായ ഭാവിയ്ക്കു വേണ്ടി പ്രവർത്തിക്കണം
എന്തെന്നാൽ ഈ 25വർഷങ്ങൾ താങ്കൾക്കും താങ്കളുടെ ദേശത്തിനും അത്യന്തം മഹത്വപൂർണമാണ്
എന്റെ ഹൃദയപൂർവ്വമായ മംഗളാശംസകൾ
മോദിജീ അങ്ങേയ്ക്കും നന്ദി
നമസ്ക്കാരം സഹോദരാ
കൂട്ടുകാരേ അരുണാചലിലെ ആളുകൾ ഏറെ ആത്മീയത ഉള്ളവരാണ്
അവരോടു സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്
യുവസംഗമത്തിൽ ഗ്യാമറുടെ അനുഭവം ഏറെ നന്നായിരുന്നു
ഇനി ബീഹാറിന്റെ പുത്രിയായ വിശാഖസിംഹയോട് സംസാരിക്കാം
വിശാഖാജി നമസ്ക്കാരം
ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആദ്യമേ തന്നെ എന്റെ നമസ്ക്കാരം
എന്റെ കൂടെയുള്ള എല്ലാ പ്രതിനിധികളുടേയും പേരിലും താങ്കൾക്ക് അനേകമനേകം നമസ്ക്കാരം
ശരി വിശാഖ ആദ്യം സ്വയം പരിചയപ്പെടുത്തു
പിന്നീട് എനിക്ക്
യുവസംഗമത്തെക്കുറിച്ചും അറിയാനുണ്ട്
ബീഹാറിലെ സാസാറാം എന്നു പേരായ പട്ടണത്തിലെ താമസക്കാരിയാണു ഞാൻ
എന്റെ കോളേജിലെ വാട്സ്ആപ്പ് ഗ്രൂപ്സ് മെസേജ് മുഖേനയാണ് എനിക്ക് യുവസംഗമത്തെക്കുറിച്ച് ആദ്യമായി അറിയാനിടയായത്
പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു
അതെന്താണെന്നു വിശദമായി മനസ്സിലാക്കുകയും ചെയ്തു
എനിക്ക് മനസ്സിലായി അത് പ്രധാനമന്ത്രിയുടെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം പദ്ധതി മുഖേനയുള്ള യുവസംഗമം ആണെന്ന്
അതിനുശേഷം ഞാൻ അതിനായി ആപ്ലി ചെയ്തു
ആപ്ലി ചെയ്യുമ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്യാനായി വളരെ എക്സൈറ്റഡ് ആയിരുന്നു
അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി തമിഴ്നാട്ടിൽപോയി മടങ്ങിയെത്തി
അവിടെനിന്നും കിട്ടിയ ആ എക്സ്പോഷർ ഏറെയാണ്
ആ പരിപാടിയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ എനിക്കിപ്പോൾ അതിയായ അഭിമാനം ഉണ്ട്
ഇ ഫീൽ പ്രൌഡ് തട്ട് ഇ ഹേവ് ബീൻ തെ പാർട്ട് ഓഫ് തിസ് പ്രോഗ്രാമ്
ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്
ഭാരതത്തിലെ പല പ്രദേശങ്ങളിലെ സംസ്ക്കാരത്തെ അഡോപ്റ്റ് ചെയ്യാൻ അവസരം തരുന്ന ഇത്രയും മഹത്തായ ഒരു കാര്യപരിപാടി ഞങ്ങൾ ചെറുപ്പക്കാർക്കായി അവതരിപ്പിച്ച താങ്കളോടു എന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തട്ടെ
വിശാഖാ താങ്കൾ എന്താണ് പഠിക്കുന്നത്
ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്
വിശാഖാ ഏതു സംസ്ഥാനത്തു് പോകണം എവിടെ ചേരണം എന്നുള്ള തീരുമാനം താങ്കൾ എങ്ങിനെയാണ് എടുത്തത്
യുവസംഗമത്തെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയ
പ്പോൾ എനിയ്ക്ക് മനസ്സിലായി ബീഹാറിലെ ഡെലിഗേറ്റ്സ് നെ
തമിഴ്നാട്ടിലെ ഡെലിഗേറ്റ്സ് മായാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന്
രാജ്യത്തിലെ വളരെ സംസ്ക്കാരസമ്പന്നമായ സ്റ്റേറ്റാണ് തമിഴ്നാട്
ബീഹാറിലുള്ളവരെ തമിഴ്നാട്ടിലേയ്ക്കാണ് അയയ്ക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാൻ എങ്ങിനെ ഫോർം ഫിൽ ചെയ്യണം അവിടെ പോകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ അത് ഏറെ സഹായകരമായി
എനിയ്ക്ക് അതിൽപങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിയ്ക്ക് വളരെ അഭിമാനം തോന്നുന്നു
ഏറെ സന്തോഷവും
താങ്കൾ ആദ്യാമായാണോ തമിഴ്നാട്ടിൽ പോയത്
അതെ ആദ്യമായാണ് ഞാൻ പോയത്
ഏതെങ്കിലും പ്രത്യേകതയുള്ള സ്മരണയിൽ വരുന്ന കാര്യം പറയാമോ നാട്ടിലെ യുവജനങ്ങൾ താങ്കൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്
എന്റെ യാത്രയിൽ നല്ല അനുഭവങ്ങൾ മാത്രമായിരുന്നു
പടവിലും ഞങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ പഠിച്ചു
തമിഴ്നാട്ടിൽ എനിയ്ക്ക് വളരെ നല്ല കൂട്ടുകാരെ ലഭിച്ചു
അവിടത്തെ സംസ്ക്കാരവും ഇഷ്ടമായി
അവിടത്തെ ആളുകളെ ഞാൻ കണ്ടു
അവിടെ ഞാൻ കണ്ട പ്രധാനകാര്യം അവിടെയുള്ള ആർക്കും ഇസ്രോ സന്ദർശിക്കാനുള്ള അവസരം കിട്ടാറില്ല
എന്നാൽ പ്രതിനിധികളായി ചെന്ന ഞങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചു
തമിഴ്നാട്ടിലെ രാജ്ഭവനിൽ പോകാനും തമിഴ്നാട് ഗവർണറെ കാണാനും സാധിച്ചത് ഒരു നല്ല അനുഭവമായിരുന്നു
ഈ രണ്ട് സന്ദർശനങ്ങളും എനിക്ക് ഏറെ വിലപ്പെട്ടതായിരുന്നു
യുവസംഗമം വഴി ഞങ്ങൾക്ക് ലഭിച്ച ഈ രണ്ട് അവസരങ്ങൾ എന്റെ പ്രായത്തിലുള്ള യുവാക്കൾക്ക് ലഭിക്കാറില്ല എന്ന് എനിയ്ക്ക് തോന്നുന്നു
ഇത് രണ്ടും ഞാൻ ഏറെ ഓർക്കാനിഷ്ടപ്പെടുന്ന അനുഭവങ്ങളായിരുന്നു
ബീഹാറിലെയും തമിഴ്നാട്ടിലെയും ഭക്ഷണരീതി വ്യത്യസ്തങ്ങളാണ്
പൂർണമായി അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ
ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ദക്ഷിണേന്ത്യൻ ഭക്ഷണവിഭവങ്ങ
ളാണ് ഞങ്ങളെ വരവേറ്റത്
ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ദോശ ഇഡ്ഡലി സാമ്പാർ ഊത്തപ്പം വട ഉപ്പുമാവ് എല്ലാം ലഭിച്ചു
ആദ്യം ഭക്ഷിച്ചപ്പോൾതന്നെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണമായി തോന്നി
അവിടുത്തെ ഭക്ഷണം നല്ല ഹെൽത്തി ആണ്
വാസ്തവത്തിൽ രുചിയുടെ കാര്യത്തിലും വളരെ നല്ലതുതന്നെ
ഞങ്ങളുടെ ഉത്തരേന്ത്യൻ ഭക്ഷണത്തേക്കാൾ വളരെ വ്യത്യസ്തമായ ഭക്ഷണമാണ്
എനിയ്ക്കവിടുത്തെ ഭക്ഷണവും ആളുകളും രണ്ടും വളരെ ഇഷ്ടമായി
ഇപ്പോൾ തമിഴ്നാട്ടിൽ മിത്രങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ
തീർച്ചയായും
ഞങ്ങൾ അവിടെ ആദ്യം നിറ്റ് ട്രിച്ചി യിലാണ് താമസിച്ചത്
പിന്നെ ഐറ്റ് മദ്രാസിൽ പോയി
ഈ രണ്ടിടത്തേയും
വിദ്യാർത്ഥികളുമായി ചങ്ങാത്തമുണ്ടായി
ഇടയ്ക്ക് ഐറ്റ് യുടെ വെൽക്കം സെറിമണി ഉണ്ടായിരുന്നു
അതിൽ അടുത്തുള്ള കോളേജുകളിലെ അനേകം വിദ്യാർത്ഥികൾപങ്കെടുത്തു
ഞങ്ങൾ ആ വിദ്യാർത്ഥികളുമായി ഇന്ററാക്ട് ചെയ്തു
അവരെപരിചയപ്പെട്ടത് എനിക്ക് വളരെ നല്ലതായി തോന്നി
പലരും എന്റെ കൂട്ടുകാരുമായി
തമിഴ്നാട്ടിൽനിന്നു ബീഹാറിലേയ്ക്കു വന്ന പ്രതിനിധികളുമായും ഞങ്ങൾ സംവദിക്കുകയുണ്ടായി
ഇപ്പോഴും ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട് അതിൽ സന്തോഷവും തോന്നുന്നു
വിശാഖ താങ്കൾ ബ്ലോഗ് എഴുതണം
താങ്കളുടെ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം സോഷ്യൽ മീഡിയ യിൽ എഴുതണം
ഈ യുവസംഗമത്തെ
ക്കുറിച്ചും ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തെക്കുറിച്ചും എല്ലാം
തമിഴ്നാട്ടിൽ താങ്കൾക്ക് ലഭിച്ച ആത്മബന്ധത്തെക്കുറിച്ചും സ്വാഗതത്തെയും സൽക്കാരത്തെയും കുറിച്ചുമെല്ലാം എഴുതണം
തമിഴ്നാട്ടിലെ ആൾക്കാരിൽനിന്നു ലഭിച്ച സ്നേഹത്തെക്കുറിച്ചുമെല്ലാം നമ്മുടെ നാട്ടുകാരോട് താങ്കൾ പറയണം
എന്താ എഴുതുമല്ലോ അല്ലേ
തീർച്ചയായും
താങ്കൾക്ക് എന്റെ എല്ലാ മംഗളാശംസകളും
വളരെ വളരെ നന്ദി
തങ്ക് യൂ സോ മുച്ച് നമസ്ക്കാരം
ഗ്യാമറിനും വിശാഖയ്ക്കും എന്റെ അനേകമനേകം മംഗളാശംസകൾ
യുവസംഗമത്തിൽനിന്നു നിങ്ങൾക്കു ലഭിച്ച പാഠങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കട്ടെ
അതാണ് നിങ്ങൾക്കുള്ള എന്റെ മംഗളാശംസകൾ
സുഹൃത്തുക്കളെ ഭാരതത്തിന്റെ ശക്തി അതിന്റെ വൈവിധ്യത്തിലാണ്
നമ്മുടെ രാജ്യത്ത് കാണാനേറെയുണ്ട്
അതു കണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയം യുവസംഗമം എന്ന പേരിൽ ഉത്കൃഷ്ടമായൊരു പരിപാടി ആസൂത്രണം ചെയ്തത്
ആളുകൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുക നാട്ടിലെ ചെറുപ്പക്കാർക്ക് പരസ്പരം ഒത്തുചേരലിനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളവയാണ് ഇതിന്റെ ഉദ്ദേശ്യം
വിഭിന്നങ്ങളായ സംസ്ഥാനങ്ങളിലെ ഉന്നതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു
യുവസംഗമത്തിൽ യുവാക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലേയ്ക്കും പട്ടണങ്ങളിലേയ്ക്കും പോകുന്നു
അവർക്ക് പലതരത്തിലുള്ള ആൾക്കാരുമായും ഒത്തുചേരാനുള്ള അവസം ലഭിക്കുന്നു
യുവസംഗമത്തിന്റെ ഫർസ്റ്റ് റൌണ്ട് ൽ ഏകദേശം 1200 ഓളം യുവജനങ്ങൾ രാജ്യത്തിലെ 22 സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചുകഴിഞ്ഞു
ഇതിൽ പങ്കെടുത്ത യുവജനങ്ങൾ ആയുഷ്ക്കാലം മുഴുവനും ഹൃദയത്തിൽ തങ്ങിനിൽക്കുന്ന ഓർമ്മകളുമായാണ് മടങ്ങിയെത്തിയത്
അനേകം വലിയ വലിയ കമ്പനികളിലെ സിഇഒ മാരും ബിസിനസ്സ് ലീഡർസ് ഉം ബാഗ് പാക്കേർസ് നെപ്പോലെ ഭാരത്തിൽ സമയം ചെലവഴിച്ചത് നാം കണ്ടു
ഞാൻ മറ്റു ദേശങ്ങളിലെ നേതാക്കളെ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും അവർ പറയാറുണ്ട് ചെറുപ്പകാലത്ത് അവർ ഭാരതത്തിൽ ചുറ്റിക്കറങ്ങാൻ എത്തിയിട്ടുണ്ട് എന്ന്
നമ്മുടെ ഭാരതത്തിൽ കാണാനും അറിയാനും ഏറെ കാര്യങ്ങളുണ്ട്
ഓരോ തവണ കാണുമ്പോഴും അത് നമ്മുടെ ഔത്സ്യുക്യം വർദ്ധിപ്പിക്കുന്നു
ഈ രോമാഞ്ചദായകമായ അനുഭവങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കും നമ്മുടെ രാജ്യത്തിന്റെ വിഭിന്നങ്ങളായ ഭാഗങ്ങളിലേയ്ക്ക് യാത്ര ചെയ്യുവാനുള്ള പ്രേരണ തീർച്ചയായും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ഞാൻ ജപ്പാനിലെ ഹിരോഷിമയിലായിരുന്നു
അവിടെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ത്തിൽ പോകാനുള്ള അവസരം എനിയ്ക്ക് ലഭിച്ചു
അതെന്നെ വികാരം കൊള്ളിച്ച അനുഭവമായിരുന്നു
നാം ചരിത്രസ്മൃതികളെ സംരക്ഷിച്ച് വയ്ക്കുമ്പോൾ അവ വരുംതലമുറകൾക്ക് ഏറെ സഹായകമായി തീരുന്നു
മ്യൂസിയങ്ങളിൽ നിന്ന് നമുക്ക് പല പുതിയ പാഠങ്ങളും ലഭിക്കുന്നു പലതും അവിടെനിന്നും നമുക്ക് പഠിക്കാനും കിട്ടുന്നു
കുറച്ചു നാളുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ഇന്റർനേഷണൽ മ്യൂസിയം എക്സ്പോ സംഘടിപ്പിക്കപ്പെട്ടു
ഇത് ലോകത്തിലെ 1200 ൽ പരം മ്യൂസിയങ്ങളിലെ വൈശിഷ്ട്യങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ടായി
നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പ്രദർശിപ്പിക്കുന്ന പലതരം മ്യൂസിയങ്ങളുണ്ട്
ഗുരുഗ്രാമത്തിൽ ഒരു വിശിഷ്ടമായ മ്യൂസിയമുണ്ട് അതാണ് മ്യൂസിയോ കാമറ
ഇവിടെ 1860 ന് ശേഷമുള്ള 8000 ൽ അധികം ക്യാമറകളുടെ ശേഖരണം ലഭ്യമാണ്
തമിഴ്നാട്ടിലെ മ്യൂസിയം ഓഫ് പോസിബിലിറ്റീസ് ദിവ്യാംഗരെ ഉദ്ദേശിച്ച് രൂപകല്പന ചെയ്തിട്ടുള്ളതാണ്
മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തുസംഗ്രഹാലയം 70000 ലധികം വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമാണ്
2010 ൽ സ്ഥാപിച്ച ഇന്ത്യൻ മെമ്മറി പ്രൊജക്ട് ഒരുതരത്തിലുള്ള ഓൺലൈൻ മ്യൂസിയം ആണ്
ഇത് ലോകത്തെ എല്ലാ ഭാഗങ്ങളിൽനിന്നും അയയ്ക്കുന്ന ചിത്രങ്ങളും കഥകളുംവഴി ഭാരതത്തിന്റെ മഹത്തായ ചരിത്രത്തിന്റെ കണ്ണികളെ കൂട്ടിച്ചേർക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു
വിഭജനത്തിന്റെ ഭയത്തെ ഓർമ്മപ്പെടുത്തുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്
മുൻവർഷങ്ങളിലും ഭാരതത്തിൽ പുതിയപുതിയതരത്തിലുള്ള മ്യൂസിയങ്ങളും സ്മാരകങ്ങളും ഉണ്ടായിട്ടുണ്ട്
സ്വാതന്ത്ര്യസമരത്തിൽ ആദിവാസീസഹോദരീസഹോരന്മാരുടെ സംഭാവനകളെ അനുസ്മരിച്ച് 10 പുതിയ മ്യൂസിയങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്
കൊൽക്കൊത്തയിലെ വിക്ടോറിയ മെമ്മോറിയലിലെ ബിപ്ലോബി ഭാരത് ഗ്യാലറി ജാലിയൻവാലാ ബാഗ് മെമ്മോറിയലിന്റെ പുനരുദ്ധാരണം ഡൽഹിയിലെ ഭാരതത്തിലെ എല്ലാ മുൻപ്രധാനമന്ത്രിമാർക്കുമായി സമർപ്പിക്കപ്പെട്ട പിഎം മ്യൂസിയം എന്നിവയും ദേശത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു
ഡൽഹിയിലെതന്നെ നേഷണൽ വാർ മെമ്മോറിയൽ ഉം പോലീസ് മെമ്മോറിയൽ ഉം സന്ദർശിച്ച് രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് ദിവസവും അനേകംപേർ എത്തുന്നു
ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്രയ്ക്കായി സമർപ്പിക്കപ്പെട്ട ദണ്ഡിമെമ്മോറിയലുംStatue ഓഫ് യൂണിറ്റി മ്യൂസിയം ഉം ഉണ്ട്
എനിയ്ക്ക് ഇത് ഇവിടെ നിർത്തേണ്ടിവരുന്നു
എന്തെന്നാൽ രാജ്യത്തെ മുഴുവൻ മ്യൂസിയങ്ങളുടെയും വളരെ വലുതാണ്
ആദ്യമായി രാജ്യത്തെ മുഴുവൻ മ്യൂസിയങ്ങളെയുംപറ്റി ആവശ്യമായ അറിവുകളെ ക്രോഡീകരിച്ചിട്ടുണ്ട്
മ്യൂസിയം ഏത് ഡിറ്റെയിൽസ് നെ ആധാരമാക്കിയാണ് അവിടെ ഏതെല്ലാം തരത്തിലുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് കോണ്ടാക്ട് ഡിറ്റെയിൽസ് എന്താണ് ഇക്കാര്യങ്ങളെയെല്ലാം ഓൺലൈൻ ഡയറക്ടറി ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്
എനിയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് സൌകര്യപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ മ്യൂസിയങ്ങൾ കാണാൻ തീർച്ചയായും പോകണമെന്നാണ്
നിങ്ങൾ അവിടുത്തെ ആകർഷകങ്ങളായ ചിത്രങ്ങൾ മ്യൂസിയം മെമ്മോറിയൽ ൽ ഷെയർ ചെയ്യാനും മറക്കരുത്
ഇതിലൂടെ നമ്മുടെ മഹത്തായ സംസ്ക്കാരത്തോടൊപ്പം നമ്മൾ ഭാരതീയരുടെ ഒരുമ കുറച്ചുകൂടി ദൃഢമാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമ്മളെല്ലാവരും ഒരു ചൊല്ല് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും ഒട്ടേറെ തവണ കേട്ടിട്ടുണ്ടാകും വെള്ളമാണെല്ലാം
വെള്ളമില്ലെങ്കിൽ ജീവിതം പ്രശ്നനിബിഡമാകും വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും വികസനം നിശ്ചലമാകും
ഭാവിയിലെ ഈ വെല്ലുവിളി മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ ഓരോ ജില്ലയിലും 75 അമൃതസരോവരങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്
നമ്മുടെ ഈ അമൃതസരോവരങ്ങൾ പ്രത്യേകതയുള്ളതാണ് എന്തെന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്താണ് ഇവ നിർമ്മിക്കുന്നത്
ഈ നിർമ്മാണത്തിൽ ജനങ്ങളുടെ അമൃതപ്രയത്നം ചേരുന്നുണ്ട്
ഇതുവരെ 50000 ലധികം അമൃതസരോവരങ്ങൾ നിർമ്മിച്ചുകഴിഞ്ഞു എന്ന കാര്യം അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും
ഇത് ജലസംരക്ഷണകാര്യത്തിൽ ഒരു വലിയ ചുവടുവയ്പ്പാണ്
സുഹൃത്തുക്കളേ നാം ഓരോ വേനൽക്കാലത്തും ജലദൌർലഭ്യംമൂലമുള്ള വെല്ലുവിളികളെപറ്റി സംവദിക്കാറുണ്ട്
ഇപ്രാവശ്യവും നമ്മൾ ജലത്തെപ്പറ്റി ചർച്ചചെയ്യും
ചർച്ചാവിഷയം ജലസംരക്ഷണത്തിനുള്ള സ്റ്റാർട്ട് യുപിഎസ് നൈ പറ്റിയായിരിക്കും
ഒരു സ്റ്റാർട്ട് അപ് ആണ് ഫ്ലക്സ്ജെൻ
ഈ സ്റ്റാർട്ട് അപ് അയോട്ട് യുടെ ടെക്നിക്കിലൂടെ വാട്ടർ മാനേജ്മെന്റ് പോംവഴി ഉണ്ടാക്കുന്നു
ഈ ടെക്നോളജി ജലത്തിന്റെ ഉപയോഗത്തിന്റെ പാറ്റർൻസ് പറഞ്ഞുതരുന്നു
അങ്ങനെ ജലത്തിന്റെ ഉചിതമായ ഉപയോഗത്തിന് സഹായകമാകുന്നു
മറ്റൊരു സ്റ്റാർട്ട് അപ്പാണ് ലിവ്ൻസെൻസ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മച്ചിനെ ലെയർനിങ് ഇവയിൽ അധിഷ്ഠിതമായ പ്ലാറ്റ്ഫോം ആണ്
ഇതിന്റെ സഹായത്താൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഫലപ്രദമായി നിരീക്ഷിക്കാനാകും
ഇതിലൂടെ എവിടെ എത്ര വെള്ളം നഷ്ടമാകുന്നു എന്ന് മനസ്സിലാക്കാനാകും
മറ്റൊരു സ്റ്റാർട്ടപ്പാണ് കുംഭികാഗസ്
കുംഭികാഗസ് സ്റ്റാർട്ട് അപ്പ് ഒരു പ്രത്യേക തൊഴിൽ തുടങ്ങിയിട്ടുണ്ട്
അവർ ജലകുംഭി ജലസസ്യംൽനിന്ന് കടലാസ് നിർമ്മിക്കുന്ന ജോലി ചെയ്യുന്നു
അതായത് പലപ്പോഴും ജലസ്ത്രോതസ്സുകൾക്ക് പ്രശ്നമായി തീരാറുള്ള ജലകുംഭിയിൽനിന്ന് ഇപ്പോൾ കടലാസ്സ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു
സുഹൃത്തുക്കളേ പല യുവാക്കളും ഇന്നോവേഷൻ നും ടെക്നോളജി യും മുഖേനയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഛത്തീസ്ഗഢിലെ ബാലോദ് ജില്ലയിലെ യുവാക്കളെപ്പോലെ നമ്മുടെ സമൂഹത്തെ ജാഗരൂകരാക്കുന്ന മഹത്തായ യത്നത്തിൽ മുഴുകുന്ന ഒട്ടേറെ യുവാക്കളും നമുക്കിടയിലുണ്ട്
ഇവിടുത്തെ യുവാക്കൾ ജലസംരക്ഷണത്തിനായി ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്
ഇവർ വീടുവീടാന്തരം കയറിയിറങ്ങി ജനങ്ങളെ ജലസംരക്ഷണത്തിനായി ബോധവല്ക്കരിക്കുന്നു
വിവാഹംപോലുള്ള ചടങ്ങുകൾ നടക്കുന്നിടങ്ങളിൽപോയി യുവാക്കളുടെ സംഘം ജലത്തിന്റെ ദുരുപയോഗം എങ്ങനെ തടയാനാകുമെന്നുള്ള അറിവ് പകർന്നുനല്കുന്നു
ജാർഖണ്ഡിലെ ഖൂൺട്ടി ജില്ലയിലും ജലത്തിന്റെ സദുപയോഗത്തിന് പ്രേരണ നൽകുന്ന പ്രവർത്തനം നടക്കുന്നു
ഖൂൺട്ടിയിൽ ജലത്തിന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാനായി ബോരിഅണക്കെട്ട് നിർമ്മിച്ചു
ബോരിഅണക്കെട്ടിൽ നിന്നും ജലം സംഭരിക്കുന്നതു കാരണം ഇവിടെ പച്ചക്കറികളും സസ്യജാലങ്ങളും ഉണ്ടായിത്തുടങ്ങി
അതിനിൽനിന്ന് ആളുകളുടെ ആദായവും വർദ്ധിച്ചിട്ടുണ്ട്
ആ പ്രദേശത്തെ ആവശ്യങ്ങളുടെ പൂർത്തീകരണവും അതോടെ സാധിതമായിട്ടുണ്ട്
ജനപങ്കാളിത്തത്തിന്റെ പരിശ്രമങ്ങൾ അനേകം പരിവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നു എന്നുള്ളതിന്റെ ആകർഷകമായ ഉദാഹരണമാണ് ഖൂൺട്ടി
ഇവിടത്തെ ആളുകളെ ഈ സദുദ്യമത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ 1965 ലെ യുദ്ധകാലത്ത് നമ്മുടെ മുൻപ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിജി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചു
അതിനുശേഷം അടൽജി അതിൽ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചു
അതിനുശേഷം അടൽജി അതിൽ ജയ് വിജ്ഞാൻ എന്നുകൂടി ചേർത്തു
കുറച്ചു വർഷങ്ങൾക്കുമുമ്പ് രാജ്യത്തിലെ ശാസ്ത്രജ്ഞരുമായി സംവദിക്കുമ്പോൾ ഞാൻ ജയ് അനുസന്ധാനെക്കുറിച്ചു സംസാരിച്ചു
മൻ കി ബാത്ത്ലിന്ന് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ ഇവയ്ക്ക് നാലിനും പ്രതീകമായ ഒരു വ്യക്തിയേയും സ്ഥാപനത്തെക്കുറിച്ചും പറയാം
മഹാരാഷ്ട്രക്കാരനായ ശിവാജി ശാമറാവ് ഡോലെയാണ് ആ നല്ല വ്യക്തി
ശിവാജി ഡോലെ നാസിക്ക് ജില്ലയിലെ ഒരു കൊച്ചുഗ്രാമത്തിലെ താമസക്കാരനാണ്
ഒരു ദരിദ്ര ആദിവാസി കർഷകകുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ഒരു മുൻ സൈനികനുമാണ്
സൈന്യത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ ജീവിതം രാജ്യത്തിനുവേണ്ടി വിനിയോഗിച്ചു
റിട്ടയർ ചെയ്തശേഷം പുതുതായി എന്തെങ്കിലും പഠിക്കാൻ തീരുമാനം എടുത്തു
അഗ്രികൾച്ചറിൽ ഡിപ്ലോമ കരസ്ഥമാക്കി
അതായത് അദ്ദേഹം ജയ് ജവാനിൽ നിന്ന് ജയ് കിസാനിലേയ്ക്ക് പ്രവേശിച്ചു
കാർഷികമേഖലയിൽ ഏറ്റവും അധികം തന്റേതായ സംഭാവന നൽകുന്നതിലാണ് ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ യജ്ഞം
ഈ യജ്ഞത്തിൽ ശിവാജി ഡോലെ 20 ആളുകളുടെ ഒരു ചെറിയ സംഘമുണ്ടാക്കി കുറച്ച് മുൻസൈനികരെയും ഇതിൽ ഉൾപ്പെടുത്തി
അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ സംഘം വെങ്കടേശ്വര കോർപ്പറേറ്റീവ് പവർ ആന്റ് ആഗ്രോ പ്രൊസസിംഗ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സഹകരണസ്ഥാപനത്തിന്റെ മാനേജ്മെന്റും ഏറ്റെടുത്തു
നിഷ്ക്രിയമായി കിടക്കുകയായിരുന്ന ഈ സഹകരണസംഘത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹം ഏറ്റെടുത്തു
വളരെവേഗം വെങ്കടേശ്വര കോഓപ്പറേറ്റീവിന്റെ പ്രവർത്തനം അനേകം ജില്ലകളിൽ വ്യാപിച്ചു
ഇന്ന് ഈ സംഘം മഹാരാഷ്ട്രയിലും കർണാടകയിലും പ്രവർത്തിച്ചുവരുന്നു
ഏകദേശം പതിനെട്ടായിരം ആൾക്കാർ ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ട്
അവയിൽ ധാരാളംപേർ നമ്മുടെവിമുക്ത ഭടന്മാരാണ്
നാസിക്കിലെ മാലേഗാവിൽ ഈ സംഘത്തിലെ അംഗങ്ങൾ 500 ഏക്കറിലധികം ഭൂമിയിൽ ആഗ്രോ ഫാർമിംഗ് നടത്തിവരുന്നു
ഈ സംഘം ജലസംരക്ഷണത്തിനായി അനേകം ജലാശയങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്
ഇവർ ജൈവ കൃഷിയും ഡയറിയും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകം എടുത്തുപറയേണ്ട കാര്യമാണ്
ഇപ്പോൾ അവർ വിളയിക്കുന്ന മുന്തിരിപ്പഴങ്ങൾ യൂറോപ്പിലേയ്ക്കും കയറ്റി അയയ്ക്കുന്നു
ഈ സംഘത്തിന്റെ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ എന്നീ രണ്ട് വലിയ വിശേഷതകൾ എന്റെ ശ്രദ്ധ ആകർഷിച്ചു
ഇതിലെ അംഗങ്ങൾ ടെക്നോളജിയും മോഡേൺ ആഗ്രോ പ്രാക്ടീസസ്സും ധാരാളം ഉപയോഗിച്ച് വരുന്നു
ഇവർ കയറ്റുമതിക്കായി ആവശ്യമുള്ള പലതരം സർട്ടിഫിക്കേഷൻസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത
സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന സങ്കൽപത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈ സംഘത്തെ ഞാൻ പ്രശംസിക്കുന്നു
ഈ പ്രയത്നത്തിലൂടെ വലിയ അളവിൽ ആളുകളുടെ ശാക്തീകരണം നടന്നു എന്നു മാത്രമല്ല ജീവിതമാർഗ്ഗത്തിന് അനേകം വഴികളുമുണ്ടായി
ഈ പ്രയത്നം മൻ കി ബാത്തിലെ ഓരോ ശ്രോതാവിനും പ്രേരണയാകുമെന്നാണ് എന്റെ പ്രതീക്ഷ
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് മെയ് 28 മഹാനായ സ്വാതന്ത്ര്യസമരസേനാനി വീർ സാവർക്കറിന്റെ ജയന്തിയാണ്
അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെയും സാഹസത്തിന്റെയും സങ്കല്പശക്തിയുടെയും ഗാഥകൾ ഇന്നും നമുക്കേവർക്കും പ്രചോദനമേകുന്നു
ആൻഡമാനിൽ വീർ സാവർക്കർ നാടുകടത്തൽ ശിക്ഷ അനുഭവിച്ച മുറി സന്ദർശിച്ച ആ ദിവസം എനിയ്ക്ക് മറക്കാൻ കഴിയില്ല
വീർ സാവർക്കറിന്റെ വ്യക്തിത്വം ദൃഢതയും വിശാലതയും നിറഞ്ഞതായിരുന്നു
അദ്ദേഹത്തിന്റെ നിർഭീകവും സ്വാഭിമാനം നിറഞ്ഞതുമായ സ്വഭാവത്തിന് അടിമത്തത്തിന്റെ മാനസികാവസ്ഥ ഉൾക്കൊള്ളാനായില്ല
സ്വാതന്ത്ര്യസമരത്തിനുവേണ്ടി മാത്രമല്ല സാമൂഹ്യഐക്യത്തിനും സാമൂഹ്യന്യായത്തിനുംവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്നും സ്മരിക്കപ്പെടുന്നു
സുഹൃത്തുക്കളേ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ജൂൺ 4 ന് സന്ത് കബീർദാസിന്റെ ജയന്തിയാണ്
കബീർദാസ് നമുക്ക് കാണിച്ചുതന്ന കാര്യങ്ങൾ ഇന്നും അത്രത്തോളംതന്നെ പ്രസക്തമാണ്
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്
കബീരാ കുആം ഏക് ഹെ പാനി ഭരെ അനേക് ക
ബർത്തൻ മെം ഹീ ഭേദ് ഹെ പാനി സബ് മെം ഏക് കക
കിണർ ഒന്ന് വെള്ളം കോരുന്നവർ പലർ
പാത്രങ്ങൾ പലത് വെള്ളം എല്ലാത്തിലും ഒന്ന്
അതായത് പലതരം ആളുകൾ കിണറ്റിൽനിന്ന് വെള്ളം കോരുന്നതിന് വരുന്നു
എന്നാൽ കിണറിന് എല്ലാവരും ഒരുപോലെയാണ്
വെള്ളം എല്ലാ പാത്രങ്ങളിലും ഒന്നുതന്നെയാണ്
സന്ത് കബീർ സമൂഹത്തിലെ എല്ലാ വിവേചനപരമായ ദുരാചാരങ്ങളെയും എതിർത്തു
സമൂഹത്തിനെ ഉണർത്തുന്നതിന് അദ്ദേഹം യത്നിച്ചു
ഇന്ന് രാജ്യം വികസനം എന്ന ലക്ഷ്യത്തോടെ മുന്നേറുകയാണ്
നാം കബീറിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് സമൂഹത്തെ ശക്തമാക്കാൻ ഇനിയും യത്നിക്കണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇപ്പോൾ ഞാൻ രാജ്യത്തിലെ ഒരു മഹാനായ വ്യക്തിയെക്കുറിച്ച് പറയാൻ പോകുകയാണ്
അദ്ദേഹം രാഷ്ട്രീയത്തിലും സിനിമാലോകത്തും തന്റെ അത്ഭുതപ്രതിഭയുടെ ബലത്തിൽ അനശ്വരനായ വ്യക്തിയാണ്
ഈ മഹാത്മാവിന്റെ പേരാണ് എൻ
രാമറാവു
അദ്ദേഹം എൻ
എന്ന പേരിലും നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നു
ആറിന്റെ 100ാം ജയന്തിയാണ്
തന്റെ ബഹുമുഖപ്രതിഭമൂലം അദ്ദേഹം തെലുങ്ക് സിനിമയിലെ മഹാനായകനായി എന്നു മാത്രമല്ല കോടിക്കണക്കിന് ആളുകളുടെ ആരാധനാപാത്രവുമായി
അദ്ദേഹം 300ൽപരം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളകാര്യം നിങ്ങൾക്കറിയാമോ
അദ്ദേഹം അനേകം ചരിത്രപുരുഷന്മാർക്ക് തന്റെ അഭിനയമികവിലൂടെ ജീവനേകി
ഭഗവാൻ കൃഷ്ണൻ രാമൻ ഇങ്ങനെയുള്ള അനേകം റോളുകളിൽ എൻ
ആറിന്റെ അഭിനയം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതുമൂലം അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു
സിനിമാലോകത്തോടൊപ്പം രാഷ്ട്രീയത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്
രാഷ്ട്രീയത്തിലും ആദ്ദേഹത്തിന് ജനങ്ങളുടെ സ്നേഹാശീർവാദങ്ങൾ വേണ്ടുവോളം ലഭിച്ചു
രാജ്യത്തിലും ലോകത്തിലും ലക്ഷക്കണക്കിനാളുകളുടെ മനസ്സുകളിൽ കുടികൊള്ളുന്ന എൻ
രാമറാവുവിന് ഞാൻ എന്റെ വീനീതമായ ആദരാഞ്ജലി അർപ്പിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മൻ കി ബാത്ത്ൽ ഇപ്രാവശ്യം ഇത്രമാത്രം
അടുത്തപ്രാവശ്യം കുറച്ചു പുതിയ വിഷയങ്ങളുമായി നിങ്ങളുടെ അടുത്തെത്താം
അപ്പോഴേയ്ക്കും ചില പ്രദേശങ്ങളിൽ ചൂടു കുറേയധികം വർദ്ധിച്ചിട്ടുണ്ടാകും
ചിലയിടങ്ങളിൽ മഴയും ആരംഭിയ്ക്കും
കാലാവസ്ഥയിലെ ഏത് പരിതസ്ഥിതിയിലും നിങ്ങൾ സ്വന്തം ആരോഗ്യം ശ്രദ്ധിയ്ക്കണം
ജൂൺ 21 ന് നാം അന്താരാഷ്ട്രാ യോഗാദിനം ആചരിക്കും
അതിനായുള്ള തയ്യാറെടുപ്പുകൾ ദേശവിദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു
ഈ തയ്യാറെടുപ്പുകളെക്കുറിച്ച് സ്വന്തം മൻ കി ബാത്ത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്നെ എഴുതി അറിയിക്കുക
മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ചും എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് എന്നെ അറിയിക്കുക
കൂടുതൽ കൂടുതൽ നിർദ്ദേശങ്ങൾ മൻ കി ബാത്ത്ൽ സ്വീകരിക്കാനായിരിക്കും എന്റെ ശ്രമം
ഒരിക്കൽക്കൂടി നിങ്ങൾക്കേവർക്കും നന്ദി
ഇനി അടുത്തമാസം കാണാം
അതുവരെ വിട
നമസ്ക്കാരം